നിങ്ങളിങ്ങനെ കണ്ണടച്ചു കുറച്ച് നേരം ഇങ്ങനെ നോക്കിയിരുന്നാൽ രാവിലെ എണീറ്റ് ഇങ്ങനെ കണ്ണടച്ച് കുറച്ച് നേരം നോക്കി ഇരുന്നാൽ ഉണ്ടല്ലോ. ഇങ്ങനെ ശ്രദ്ധിച്ച് മിണ്ടാതെ ഇരുന്നാൽ എന്ത് കേൾക്കാൻ പറ്റുമെന്നറിയുവോ. കുറേ പക്ഷികൾ ചെലയ്ക്കുന്ന sound കേൾക്കാം ഇത് വരെ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ കേൾക്കുന്നുണ്ടോ? പക്ഷികൾ ചെലയ്ക്കുന്ന sound. രാവിലെ ഒരു ആറുമണിക്ക് ആറുമണി ഒക്കെ ആവുമ്പൊ എണീറ്റിട്ട് ഇങ്ങനെ കണ്ണടച്ചിങ്ങനെ ശ്രദ്ധിച്ചിരിക്കണം. അപ്പൊ കുറേ കുറേ പക്ഷികൾ ചെലയ്ക്കുന്നെ കാണാൻ പറ്റും. അങ്ങനെ ഉള്ള പക്ഷികളെ നിങ്ങൾക്ക് watch ചെയ്യാൻ ഇഷ്ടമാണ്? bird watching ഇഷ്ട്ടാണോ? പക്ഷി നിരീക്ഷണം ഇഷ്ട്ടാണോ?

ആഹ് നമ്മള് പക്ഷികളെ നിരീക്ഷിക്കുമ്പോ ഓടി ചാടി പോയിട്ട് അയിന്‍റെ അടുത്ത് ചെന്നിട്ടാണോ നോക്കണ്ടേ. അല്ല അല്ലേ? കുറച്ച് ദൂരേ മാറി നിന്നിട്ട് വേണം നമ്മൾ പക്ഷികളെ നോക്കാൻ. okay കുറച്ച് ദൂരെ മാറി നിന്നിട്ട് വേണം നമ്മൾ പക്ഷികളെ നോക്കാൻ അല്ലേ.

അവരുടെ വഴിക്ക് വിട്ടിട്ട് നമ്മൾ മാറി നിന്നിട്ട് പക്ഷികളെ നിരീക്ഷിക്കണം. പിന്നെ എന്താ ചെയ്യണ്ടെന്ന് അറിയോ? ഒരു note book കയ്യിൽ കരുതണം. പക്ഷി പക്ഷികളെ നിരീക്ഷിക്കാൻ അല്ലേ bird watching ഇന് പോവാൻ

ആഹ് അത് കഴിഞ്ഞിട്ട് എന്തൊക്കെ പ്രത്യേകതയാണ് നമ്മുടെ Parrot ഇന് ഉള്ളതെന്ന് എഴുതണം. എന്തൊക്കെ പ്രത്യേകതയാ Parrot ഇന് ഉള്ളത്? അതിന്‍റെ color എന്താണ്?

കാണാൻ പറ്റുന്നുണ്ടോ മക്കളെ? കാണാൻ പറ്റുന്നുണ്ടോ മക്കളെ Okay ഏതൊക്കെ പക്ഷികളാ പറക്കാത്തെ? പറക്കാത്ത ഒരു പക്ഷിയുടെ പേര് പറയോ? ആര് പറയും എന്ന് നോക്കട്ടെ? പറക്കാത്ത ഒരു പക്ഷിയുടെ പേര് ആര് പറയും? ആ നമ്മുടെ കാല് കുട്ടി പറഞ്ഞിട്ടുണ്ട Penguin പിന്നെ നമ്മുടെ പ്രജോദ് കുട്ടന്‍ പറഞ്ഞിട്ടുണ്ട്. Emu, Penguin, emu ഇതൊക്കെ എന്താണ് ഇതൊക്കെ പറക്കാത്ത പക്ഷികളാണല്ലേ? അപ്പൊ നമ്മൾ പക്ഷികളെ നിരീക്ഷിക്കുമ്പോൾ അത് പറക്കുവോ അത് പറക്കില്ലേ നമ്മുടെ ദര്‍ശന കുട്ടി പറഞ്ഞിട്ടുണ്ട് very good അല്ലേ Dodo, Dodo ഒരു പറക്കാത്ത പക്ഷിയാണ്. പക്ഷെ അതിന് എന്ത് സംഭവിച്ചു വംശനാശം സംഭവിച്ചുപോയി okay അപ്പൊ അ ഇവരുടെ പ്രത്യേകത എന്താണ് നമ്മുടെ നോക്കുന്ന പക്ഷിയുടെ പ്രത്യേകത എന്താണോ അതൊക്കെ നിങ്ങൾ എന്ത് എന്ത് ചെയ്യണം എഴുതി വെക്കണം അങ്ങനെ ആണ് നമ്മൾ പക്ഷി നിരീക്ഷണം നടത്തുക. okay ആണോ നമ്മുടെ കാജല്‍ കുട്ടി പറഞ്ഞു Ostrich പറക്കില്ല. ശെരിയാണ്. Ostrich പറക്കില്ല. okay ഇനി അങ്ങനെ ആണെങ്കിൽ നമ്മൾ വീട്ടിൽ കുറച്ച് പക്ഷികൾ വളർത്തില്ലേ? നമ്മൾ വീട്ടിൽ വന്നെത്തുന്ന പക്ഷികൾ ഏതൊക്കെയാ? പേര് പറയൂ ഇതാരാണ്? ഇതാരാണ്? നമ്മുടെ കാജല് കുട്ടിയാണ്. നമ്മുടെ കാജല് കുട്ടി ഇങ്ങനെ നിന്ന് ആലോചിക്കുകയാണ്. വീട്ടിൽ വളർത്തുന്ന പക്ഷികൾ ഏതൊക്കെ ആണെന്ന് നമ്മുടെ കാജല്‍ കുട്ടി നിന്ന് ആലോചിക്കുകയാണ്. അപ്പൊ ഏതൊക്കെ പക്ഷികളാണ് നമ്മൾ വീട്ടിൽ വളർത്തുന്നെ? ഒന്ന് പറഞ്ഞെ.

Parrot ഇങ്ങനെ പറന്ന് നടക്കുന്ന പക്ഷി അല്ലേ. ഇപ്പൊ മക്കളെ പിടിച്ചിട്ട് കൂട്ടിൽ ഇട്ടാൽ നമ്മുടെ നമ്മടെ കുട്ടി Duck എന്ന് പറഞ്ഞിട്ടുണ്ട്. correct answer ആണേ. അതായത് Parrot ഇന് ഇപ്പോ മക്കള് കളിച്ച് നടക്കുന്ന മക്കളെ പിടിച്ച് ഒരു മുറിക്കകത്ത് ഇട്ട് അടച്ച് പുട്ടിനകത്ത് ഒക്കെ ഇട്ടാൽ മക്കൾക്ക് വിഷമം വരില്ലേ. മക്കക്ക് കൂട്ടുകാരെ കാണണ്ടേ അച്ഛനെയും അമ്മേനെയും ഒക്കെ കാണണ്ടേ അപ്പൊ അതിനെ പിടിച്ചിട്ട് കൂട്ടിൽ ഇട്ടാൽ Hello നമസ്കാരം ഞാൻ പറയാൻ പോകുന്നത് volley ball നെ കുറിച്ചാണ് വായു നിറച്ച പന്ത് ഒരു വലക്കുമുകളിൽ കൂടെ വലയുടെ ഇരുവശത്തുമായ് നിൽക്കുന്ന രണ്ട് സംഘങ്ങൾ തമ്മിൽ തട്ടിക്കളിക്കുന്ന കളിയാണ് volley ball വില്ല്യം ജി മോർഗൻ എന്ന american കായികാധ്യാപകനാണ് volley ball എന്ന കായികവിനോദത്തിൻറെ പ്രസ്ഥാന നേതാവ് ആയിരത്തിഏഴ് തൊണ്ണൂറ്റിയഞ്ചിൽ ആണ് volley ball ന്റെ പ്രാഥമിക അറിവും ആദ്യമായി ഉരുത്തിരിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തേഴ് മുതൽ അന്താരാഷ്ട്ര volley ball federation volley ball ൻറെ നിയമങ്ങളെയും ഘടനയെയും സംരക്ഷിക്കുകയും

കളിയുപകരണം പന്ത് olympics ൽ ആദ്യം കളിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലാണ് ചരിത്രം american ഐക്യനാടുകളിലെ മസാച്യുസെറ്റ് എന്ന സ്ഥലത്തെ

നിയമിക്കപ്പെട്ടു എന്നാൽ അവിടെ ഉണ്ടായിരുന്ന പലർക്കും american ഐക്യനാടുകളിൽ വ്യാപകമായി കളിക്കുന്ന basket ball അടക്കം ഒരു കളിയിലും താല്പര്യമുണ്ടായിരുന്നില്ല പ്രഹസികരമായ കളികളാണ് അവയെല്ലാമെന്നായിരുന്നു അവരുടെ അഭിപ്രായം അവർക്കു വേണ്ട വ്യായാമം നൽകുവാനും അവരെ രസിപ്പിക്കാനുമുള്ള ഉത ഉതക്കുന്ന ഉതകുന്ന വിനോദത്തിനായുള്ള മോർഗൻറെ ശ്രമമാണ് volley ball ന്റെ പിറവിൽ പിറവിയിൽ കലാശിച്ചത് volley ball ൻറെ പിറവിയിൽ കലാശിച്ചത് മോർഗൻ തന്നെയാണ് കളിക്കായി ആദ്യമായ് കുറച്ച് നിയമങ്ങളുണ്ടാക്കിയാണ് ഇദ്ദേഹത്തിൻറെ സുഹൃത്ത് doctor ഫ്രാൻസ് വുഡ്‌സും കളിക്ക് പ്രചാരം നൽകി പേര് മോർഗൻ ഇത്തരമൊരു കളിക്ക് രൂപം നൽകാൻ സഹായിച്ചത് അക്കാലത്തെ അമേരിക്കയിൽ പ്രചാരത്തിലിരുന്ന mintane എന്ന ഒരു കളിയായിരുന്നു ഒരു നൂൽപന്ത് വല വലക്കുമുകളിൽ കൂടി bat ഉപയോഗിച്ചടിക്കുകയായിരുന്നു ആ കളി അത് കൊണ്ട് തന്നെ മോർഗൻ തൻറെ കളിക്ക് mintonette എന്ന് പേര് നൽകി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിൽ YMCAdirector മാരുടെ സമ്മേളനത്തിനോ സമ്മേളനത്തോടതു അനുബന്ധിച്ച് ഹോളിയോക്കിലെ രണ്ടു team കൾ തമ്മിൽ മത്സരം സംഘടിപ്പിച്ചു ഹോളിയോക്കിലെ mayor തന്നെ ഒരു team ൻറെ നായകനായിരുന്നു അന്ന് കളി വീക്ഷിച്ചു കൊണ്ടിരുന്ന spring child കായികാധ്യാപകനായ കായികാധ്യാപകൻറെ കലാലയത്തിലെ professor ദോ ഏ റ്റി ഹേൻ സ്റ്റയ്‌ഡിന് കളി ഇഷ്ട്ടപ്പെട്ടില്ലെങ്കിലും കളിയുടെ പേര് ഇഷ്ട്ടപ്പെട്ടു ഇഷ്ട്ടപ്പെട്ടെങ്കിലും കളിയുടെ പേര് ഇഷ്ടപ്പെട്ടില്ല അദ്ദേഹം നിർദ്ദേശിച്ച പേരാണ് volley ball എന്നത് പുതിയ പേര് എല്ലാവർക്കും സ്വീകാര്യമായി അതിന് ശേഷം കളിക്ക് കൂടുതൽ പ്രചാരവും ലഭിച്ചു നിയമങ്ങൾ തുടക്കകാലത്ത് volley ball court ൻറെ വലിപ്പം അമ്പത് അടി നീളവും ഇരുപത്തിയഞ്ചു അടി വീതിയും വലയുടെ ഉയരം ആറടി അരയിഞ് ആറടി ആറ് ഇഞ്ചു ഇഞ്ചുമായിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരിൽ നെ നെ net ന്റെ ഉയരവും ഏഴടിയും ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ഏഴടി ആറിഞ്ചും ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ എട്ടടിയും ആയി പുനർനിശ്ചയിക്കപ്പെട്ടു court ൻറെ നീളവും വീതിയുമെല്ലാം ഇത്തരത്തിൽ പലതവണ പുനർനിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ court ൻറെ നീളം അറുപത് അടിയും വീതി മുപ്പതടിയുമായിരുന്നു ന്നാൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മുതൽ volleyball നുള്ള നിയമങ്ങൾ ശക്തമായി നിർവചിക്കപ്പെട്ടിരുന്നു കളിക്കാരുടെ എണ്ണം ഒമ്പതായിരുന്നത് ക അക്കാലത്തെ ആറായി കൊറച്ചു ഒരു sit ൽ ജയിക്കാൻ വേണ്ട point പതിനഞ്ചായി നിശ്ചയിക്കപ്പെട്ടു point നില പതിനാലിൽ വെച്ച് തുല്യത വന്നാൽ രണ്ട് point വ്യത്യാസ വ്യത്യാസത്തിലേ ജയിക്കൂ എന്നും നിയമം ഉണ്ടായി ഇപ്പോൾ court നു മുഴുവൻ പതിനെട്ട് meter നീളവും ഒമ്പത് meter വീതിയുമായി നിശ്ചയിച്ചിരിക്കുന്നു വലയുടെ ഉയരം പുരുഷന്മാർക്ക് രണ്ടേ point നാലേ മൂന്ന് meter ഉം സ്ത്രീകൾക്ക് രണ്ടേ point രണ്ടേ നാല് meter ഉമാണ് court ഒമ്പത് in to ഒമ്പത് വീതമുള്ള രണ്ട് ഭാഗങ്ങളായി മാറ്റിയിരിക്കുന്നു വലയുടെ വീതി ഒരു meter ആണ് ചേർ ചേർന്ന് മുൻ മൂന്ന് meter മൂന്ന് meter അകലത്തിലുള്ള പ്രദേശത്തെ ആക്രമണ മേഖലയെന്ന് വിളിക്കുന്നു മുഴുവൻ court നും ചുറ്റുമായി മൂന്ന് meter എങ്കിലും അകലത്തിൽ വെറുതെ കിടക്കുന്ന സ്ഥലമുണ്ടാക്കണമെന്ന് നിയമമുണ്ട് ഒരു court നെ മുഴുവൻ court ൻറെ ഒരു വശത്തിന് ആറായി തിരിച്ചിട്ടുണ്ട് ഒരു team ലുള്ളവർ പന്ത് serve ചെയ്ത് ചെയ്ത് കഴിയുമ്പോൾ പ്രദക്ഷിണേ പ്രദിക്ഷണ ദിശയിൽ മാറണമെന്നാണ് നിയമം ഇന്നൊരാ ഇന്ന് point രീതിയാണ് അന്താരാഷ്ട്ര volley ball federation അംഗീകരിച്ചിട്ടുള്ളത് ഇരുപത്തഞ്ചു point കളി അവസാനിക്കുന്നു കളി അവസാനിച്ച ആ രണ്ട് point വ്യത്യാസം ആവിശ്യമാണ് രണ്ടായിരത്തിൽ ആണ് ഈ മാറ്റം ഉണ്ടായത് ഇത് വരെ പതിനഞ്ചാൾ പതിനഞ്ചിലായിരുന്നു കളി അവസാനിച്ചിരുന്നത് serve ചെയ്തിരുന്ന team നു മാത്രമേ point ലഭിക്കുകയു ഉണ്ടായിരുന്നുള്ളൂ പിന്ന പന്ത് താഴെയിടുന്ന team ൻറെ എതിർ team നെ serve point ഉം ലഭിക്കുന്നു അനന്തമായി നീണ്ടും പോയികൊണ്ടിരിക്കുന്ന കളികളെ നിയന്ത്രിക്കാൻ ഈ മാറ്റം മൂലം സാധിച്ചു ഒന്നാം court ന് പുകറിൽ ഒന്നാം court ന് പുറകിൽ നിന്ന് മാത്രമേ serve ചെയ്യാൻ പറ്റുകയുള്ളു എന്ന് നിയമത്തിൽ മാറ്റമുണ്ടായി ഇപ്പോൾ പുറകിലത്തെ വരയുടെ പിന്നിൽ എവിടെ നിന്നു serve ചെയ്യാം മൂന്ന് പ്രാവിശ്യമേ team അംഗങ്ങൾക്ക് എതിർ court ഇലേക്ക് പന്ത് മറിക്കുന്നതിന് മുമ്പ്

ച്ചാൽ എതിർ team ൻ point ലഭി ലഭിക്കുന്നതാണ് മൂന്ന് പ്രാവിശ്യം പന്തിൽ തൊട്ടോ തൊടാതെയോ പന്ത് തലക്കുമുകളിലൂടെ എതിർ court ൽ എത്തിക്കാൻ സാധിച്ചില്ലെങ്കിൽ എതിർ team ന് point ലഭിക്കുന്നതാണ് സ്വന്തം court ൽ തന്നെ പന്ത് താണാലും അപ്രകാരം സംഭവിക്കും സാങ്കേതിക പദങ്ങൾ കളി തുടങ്ങുന്നതിനായി ആദ്യം എതിർ team ൻറെ court ലേക്ക് പന്ത് അടിച്ച് കൊടുക്കുന്നതിനാണ് serve എന്ന് പറയുന്നത് jumb serve overhand serve തുടങ്ങി പലതരത്തിൽ ഇത് ചെയ്യാറുണ്ട് pass serve ചെയ്ത് കൊ serve ചെയ്ത് കിട്ടിയതോ എതിർ team ൽ നിന്ന് അക്രമണ സ്വഭാവമല്ലാത്തതോ ആയിക്കിട്ടിയ പന്തിനെ സുരക്ഷിതത്തെ സുരക്ഷിതത്ത്വത്തെ ആയി സ്വന്തം team ലുള്ള ഒരാൾക്ക് പന്തിനെ അക്രമണത്തിൽന്ന് ഉപയുക്തമാക്കാം പാകത്തിൽ താരതമ്യേന സംവാധനം ത താരതമ്യേനെ സാവധാനം നൽകുന്നതിനാണ് pass എന്ന് പറയുന്നത് ആക്രമണം എതിർ team ലുള്ളവർക്ക് സാധിക്കാത്ത വിധം കമ്പളിപ്പിച്ചോ അതിവേഗത്തിലോ പന്ത് എതിർ court ലേക്ക് എത്തിക്കുന്നതിന് ആക്രമണം എന്ന് പറയുന്നു പന്തിനെ ഒരു കൈ ഉപയോഗിച്ച് അതിവേഗത്തിൽ എതിർ court ലേക്ക് അടിച്ചു താഴ്ത്തിയോ അപ്രതീ അപ്രതീക്ഷിതമായ ദിശയിലേക്ക് പന്തിനെ ചലന ദിശയിൽ വ്യതിയാനം ഉണ്ടാക്കിയോ ഇത് സാധിക്കുന്നു അതിവേഗത്തിൽ അടിച്ചു താഴ്ത്തി അക്രമണം നടത്തുന്നതിന് smash എന്ന് പന്ത് smash എന്ന് പന്ത് അപ്രതീക്ഷിത

കൈകൾ കൊണ്ട് തടയുന്നതിന് block എന്ന് പറയുന്നു അന്താരാഷ്ട്ര മത്സരങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊമ്പതിൽ അന്താരാഷ്ട്ര സർവ്വകലാശാല മത്സരങ്ങളുടെ കൂട്ടത്തിൽ volley ball ഉൾപ്പെട്ടിരുന്നു

ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ മദ്രാസ് YMC ആണ് volley ball നെ ഇന്ത്യയിൽ എത്തിച്ചത് അക്കാലത്തു തന്നെ volley ball കേരളത്തിലും എത്തി യിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറ് ആയപ്പോഴേക്കും volley ball കേരളത്തിൽ ജനകീയമായി കേരളത്തിൻറെ വ്യത്യസ്തമായ ഭൂപ്രകൃതിയിൽ കളിക്കാൻ കുറച്ചു സ്ഥലം മതിയെന്ന സൗകര്യമാണ് കേരളത്തിൽ ഈ കളി ജനകീയമാകാൻ പ്രധാന കാരണം ഇത്രയും പറഞ്ഞ് കൊണ്ട് എൻറെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി